ആ okay okay okay sir എന്നിട്ട് എന്ത് തീരുമാനിച്ചു ഹമ് ഹമ്മാ അത് അത് sir ഡോമി ആ നമ്മളെ site കേരി കയ്‌ഞാല് dominar purchase ചെയ്ത ആൾകാർടെ എന്താപ്പ review സും കാര്യങ്ങളും ഒക്കെ അതിൽ കാണാൻ പറ്റും contact details അടിയിൽ ഇണ്ടാകു ഓർക് direct നിങ്ങക്ക് വേണേങ്കി contact ചെയാം എങ്ങനയാണ് അഭിപ്രായംന് ഒക്കെ ചോയ്ച്ചിട്ട് ഇത് വരെ പക്കാ ഞമ്മള് ഞമ്മള് ഇവിടുന്ന് ഈ branch ന്ന് purchase ചെയ്ത hundred percent ന്ന് seventy percent ആൾക്കാരും നല്ല അഭിപ്രായ പറഞ്ഞിട്ടുളെ പിന്നെ എല്ലാം

ആ അത് എന്ത് വെച് കയ്‌ഞാൽ നമ്മള് sir ന് വേണേങ്കിൽ ഞമ്മള് company വക ഈ parts ന് എന്തേലും complaint പറ്റുവാ എന്നുണ്ടെങ്കിൽ showroom ൽ വന്ന് കയ്‌ഞാല് നമ്മള് അത് അത് വഴി കൊടുനര അങ്ങന എന്തെലും ഒക്കെ ചെയ്യാ അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ ഉള്ള option ഇല്ല അതോണ്ട് ആണ്

വേറെ നമ്മള് ഇപ്പൊ budget model ൽ ഏറ്റവും high budget ല് നിക്കണത് ഏത് വെച് കൈഞ്ഞാ dominar ആണ് നമ്മളെ ഇതിൽ നിക്കണത് പിന്നെ അയല് അടീക്ക് വേരുമ്പോ aventure ഉണ്ട് അതേ മായിരി ത്തനേ പിന്നെ pulsar ഉണ്ട് two twenty അങ്ങനെ കൊറേ bike സ് ഇണ്ട് two twenty ക്ക് ഒക്കെ നമ്മളെ ns ക്കാളും ഒന്ന് കൂടും രണ്ടേ രണ്ടെൻ്റെയും രണ്ടേ two ponit five ൻ്റെയു two ൻ്റെയും ഇടയിൽ വെരുനിണ്ട അത് ഓരോനിൻ്റെ option സ് അനുസരിച്ചിട്ടാണ് ആ ഇപ്പം available ആണ് sir റേ ഞാൻ ഇപ്പം photos വേണേ ഇപ്പം അയച് തരാം അല്ലെ sir ഇവിടെ വന്ന് direct കാണാന്ന് ഇണ്ടെങ്കിൽ ഒന്നൂടിയും മെച്ചം ആയിരിക്കുന്ന് തോന്നണൂ ആ okay ആ okay okay okay okay sir ഇത് വഴി വരുമ്പോ കേറുനിണ്ടോ okay okay

എന്താപ്പോ കൊടൈക്കനാലിലേക്കുള്ള accomadation അവിടെ means resort അവിടെ ഉള്ള എല്ലാ complete ചെയ്‌തതും എണ്ണ ചെലവും ഞമ്മള് ചെയ്ത് തെരു two രണ്ടാള് രണ്ടാള് means ഞമ്മള് ഒരു bikil പറയണത് two members അല്ലെ ആ okay അല്ല bike ഞമ്മ ഞമ്മ ആ വാങ്ങുവാന്ന് ഉണ്ടെങ്കിൽ ഞമ്മള് ഈ പെരുനാളിന് full tank full tank എണ്ണ എണ്ണ എത്ര ആണോ അവിട പോയി വരുന്നേന്ന് ചെലവ് അതും എണ്ണ എണ്ണ ചെലവ് company തെരും ആ resort book ചെയ്ത് തരോം ചെയ്യും പെരുന്നാള് നമ്മളെ ഇപ്പംപെരുന്നാള് third ന് വരെ അല്ലെ ഉളെ fifth വരെ ഒക്കെ ഇണ്ടാകും മ് മ് ആ ആ ആ ആ ആ നമ്മള് book ചെയ്ത് book ചെയ്ത് തന്നാ മതി പിന്നാ നമ്മക്ക് എന്താന്ന് അറിയോ ഇതിൻ്റെ ഉള്ളിൽ ഈ പെരുന്നാളിൻ്റെ ഉള്ളിൽ നമ്മള് book ചെയാന് ഇന്ടെങ്കിൽ ഞമ്മള് കൊറച് വൈകി കയ്ഞാലും ഈന് validity ഇണ്ടാകും means വണ്ടി purchase ചെയ്തേന് ശേഷം ആണലോ പോകുവാ ആ ആ okay okay ആ ആ ആ accessories നമ്മള് helmet നമ്മള് ഒരു സാധാ helmet provide ചെയ്യും അത്ര high quality അല്ലെങ്കിലും ഒരു budget two thousand ഒക്കെ ഉള്ളിൽ ഒരു helmet നമ്മള് provide ചെയ്യും ഇല്ല ഇല്ലാ വേറെ ഒന്നും നമ്മള് separate provide ചെയ്യുന്നില്ല പിന്നെ ഇതിൻ്റെ registration നും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് തന്നാ ചെയ്യ

ആ okay okay ആ sir നല്ല നിലക്ക് അനേഷിച്ചിട്ട് അയ്ൻ്റെ features sir ന് effordable ആണെന്ന് ഇണ്ടെങ്കിൽ മാത്രം choose ചെയ്താ മതി

ആ okay okay ആ okay okay okay sir okay sir okay okay okay ആ okay okay മുസ്ലിം സ്ത്രീ ഇസ്ലാമിനെ വായിക്കുന്നു ജീവിതത്തിൽ. ഒരിക്കൽ മുഹമ്മദ് നബിയോട് ഒരു അനുചരൻ ചോദിച്ചു ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് ആരെയാണ്? നിൻറെ മാതാവിനെ നബി മറുപടി പറഞ്ഞു പിന്നെ ആരെയാണ്? നിൻറെ മാതാവിനെ തന്നെ പിന്നെ ആരെ? ഈ ചോദ്യത്തിന് മൂന്ന് പ്രാവശ്യം നബി നൽകിയ മറുപടി നിൻറെ മാതാവിനെ എന്നായിരുന്നു. നാലാം തവണയാണ് അദ്ദേഹത്തിൻറെ ഉ~ഉദരത്തിൽ ആ ഇത്തരത്തിൽ ഉത്തരത്തിൽ പിതാവ് കടന്ന് വന്നത്.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 semetic മതങ്ങളുടെ കുലപതിയായ ഇബ്രാഹിം നബി തൻറെ ഭാര്യയും ഇസ്മായിലിന്റെ അമ്മയുമായ ഹാജിറയെ ജല ശൂന്യമായ മരുഭൂമി ഏകാകിയും നിലമ്പയുമായി കൈവെടിഞ്ഞ് കുടുംബ ജീവിതത്തിൻറെ സാധ്യതകളിലേക്ക് തിരിച്ചു പോയത് മാതൃത്വത്തിന്റെ ഉദാത്ത ഭാവങ്ങൾ തിരിച്ചറിയാഞ്ഞത് കൊണ്ടല്ലേ? എന്നായിരുന്നു എൻറെ സംശയം. സ്നേഹരാഹിത്യത്തിന്റെ

അതിനാൽ മതബോധം സംശയങ്ങളുടെ പഴുതുകൾ അടച്ചുകളഞ്ഞു. ഇസ്ലാമിന്റെ സങ്കല്പങ്ങൾ പഠനവിധേയമാക്കുമ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങൾ പലതും കാണാനാവും ഹാജിറ മരുഭൂമിയിൽ നിന്ന് സ്വന്തം ജീവിതം കണ്ടെടുത്തവളാണ്. ഈ യജ്ഞത്തിൽ അവൾക്ക് തുണയായത് ദൈവകാരുണ്യത്തിന്റെ പ്രവാഹമാണ് നബിയുടെ സന്ദേശം ആദ്യം ഏറ്റുവാങ്ങിയത് ഹദീജയുടെ സ്ത്രീ ഹൃദയമായിരുന്നു.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

നബിക്കും ആയിഷ ബീവിക്കും ഇടയിൽ നിലനിന്ന ഹൃദയബന്ധത്തിന്റെ ആഴത്തിന് ഒരുപക്ഷേ ചരിത്രത്തിൽ തുല്യത ഉണ്ടാവണമെന്നില്ല. ആയിഷയുടെ ഇത്രയും പ്രണയ പാരിവശ്യം പുലർത്തിയ നബി അതേസമയം മറ്റു സ്ത്രീകളെയും പരിണ പരിണയിച്ചത് എങ്ങനെ എന്ന് മറ്റൊരു വൈരുദ്ധ്യമായി അവശേഷിക്കുന്നു. സ്ത്രീകൾ എന്ന നിലനിൽപ്പിൽ തങ്ങളുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുകയും ജീവിതത്തിൻറെ വെല്ലുവിളികളെ ഒറ്റയ്ക്ക് തന്നെ നേരിടുകയും ചെയ്തവരാണ് ഹാജിറയും, ഹദീജയും, ആയിഷയും. പരുക്കത്തി ആയിട്ടും ഹാജിറ കഠിന പരീക്ഷണങ്ങൾ അതിജീവിച്ച് മകനെ വളർത്തി.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 ആയിഷ, നബിയുടെ ജീവിതത്തിൽ മാത്രമല്ല മതജീവിതത്തിലും പ്രചോദനമായിരുന്നു നിരവധി ഹദീസുകൾ അവർ നിവേദനം ചെയ്തിട്ടുണ്ട്.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

നബി തൻറെ കൂടുതലും സ്ത്രീകളാണ് ഹദീസ് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ദിത ആഹ് നിന്ദിതയും പീഡിതയുമാണ് സ്ത്രീകൾ ഏറെയും ഏറെക്കുറെ കഴിഞ്ഞുകൂടുന്നത്. ഈ ദയനീയ അവസ്ഥ പോലും സഹനത്തിന്റെ ഉദാത്ത മാതൃകയായി കണക്കാക്കപ്പെടുന്നു എന്നതാണ് സങ്കടകരം. സ്ത്രീയും പുരുഷനും പരസ്പരം വസ്ത്രങ്ങൾ ആണെന്ന രൂപത്തിലൂടെ അവർക്കിടയിൽ ഉണ്ടാകേണ്ട തുല്യ ബോധത്തെയും ഉയർത്തിപ്പിടിച്ച ഖുർആൻറെ ലോകവീക്ഷണത്തെ മുസ്ലിം മത അനുഷ്ഠാനങ്ങൾ തീരെ അടിച്ചമർത്തുന്നതിലേക്ക് പരിവർത്തിപ്പിക്കുകയാണ് ചെയ്തത്.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 അടുത്തകാലത്ത് ഇസ്ലാമിക ലോകത്ത് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിക്കുകയോ പാശ്ചാത്യ നാടുകളിൽ ജീവിക്കുകയോ ചെയ്ത വനിതകളാണ് പ്രധാനമായി ഈ ശ്രമങ്ങളിൽ ഏർപ്പെട്ടത് ഫാത്തിമ മെന്നിസി, ആമിന ഉദൂദ്, അസ്റ നൊമാനി, ലൈല അഹമ്മദ് എന്നിവരുടെ രചനയിൽ ഇസ്ലാമിക feminism എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നൂ. സ്ത്രീയെ correct സ്ഥാ ഉം correct സ്ഥാനത്ത് നി~നിലനിർത്തികൊണ്ടുള്ള ഇസ്ലാം ആണ് അവർ കൽപ്പിക്കുന്നത്. സാക്ഷി പറയാനും, ബാങ്ക് വിളിക്കാനും, പ്രാർഥനയ്ക്ക് നേതൃത്വം നൽകാനും, ശിരോവസ്ത്രം അണിയാതെ പൊതു ജീവിതത്തിൽ ഇടപെടാനും ജീവിത, ജീവിത, ജീവിത വ്യാപാരങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാനും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 സ്ത്രീ വാദികളായ ഈ എഴുത്തുകാർ doctor ഖദീജ മുംതാസിന്റെ ഭർത്താവ് എന്ന പുതിയ novel ലിലെ പ്രമേയപരമായ അസ്ഥിത്വത്തിന്റെ പ്രഗൽഭരൂപങ്ങൾ മേൽപ്പറഞ്ഞ എഴുത്തുകാരുടെ islamic തീ തീവ്രവാദത്തിൽ കണ്ടെത്തുന്നത് ആകസ്മികതയല്ല.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 ഇസ്ലാമിലെ സ്ത്രീയുടെ കണ്ണിലൂടെ നോക്കിയാൽ കാണുന്നവർ ഹിജാബിനെ നിരാകരിക്കുകയും ലോകത്തിന് നേരെ മുഖം തുറക്കുകയും ചെയ്യുന്നു. doctor ഖദീജ മുംതാസിന്റെ novel ലിലെ നായിക സബിത മുഖം തുറന്നിട്ടവളാണ്.

ഇസ്ലാമിൻറെ യഥാർത്ഥ ചൈതന്യം തേ നേടിയെടുത്ത ഈ യാത്രയിൽ സബിത പരസ്പര വിരു~വിരുദ്ധമായ രണ്ട് യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നു ഒന്ന് മതയാ മതയാതനാസ്ഥികരുടെ വഹാബിസം എന്ന് വ്യവ~വ്യവഹരിക്കപ്പെട്ട ദർശനമാണത്. ഇടയ്ക്ക് തൊടുത്ത് ഇതിന് സമാന്തരമായി വർദ്ധിക്കപ്പെടുന്ന ആദ്യകാല ഇസ്ലാമിൻറെ ശുദ്ധ രൂപം ഈ ഇന്ത്യര്, ഈ ഇന്ത്യ അന്വേഷണത്തിൽ സബിതയ്ക്ക് ഹദീജയെയും, ആയിഷയെയും, ഉമ്മുക്കുൽസുവിനെയും പോലുള്ള മാതൃകകൾ ഉണ്ട്. കരുത്തേകാൻ ഹാജിറ പ്രകടിപ്പിച്ച ഇച്ചാശക്തിയുടെ പിൻതുടർച്ചയുണ്ട് ഇത്തരം അനുഭവ സാക്ഷ്യങ്ങളുടെ ഊർജ്ജവുമായി സഞ്ചരിച്ച സബിത സ്ത്രീയുടെതായ ഇസ്ലാം കണ്ടെത്തുന്നതാണ് നോവലിൻറെ പ്ര പ്രമേയപരമായ അടിത്തറ. സബിത കണ്ടെത്തുന്ന ഇസ്ലാം പുരുഷ കേന്ദ്രീകൃതമല്ല സ്ത്രീയുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവൾ തൻറെ മാതൃത്വത്തിന് വേണ്ടി വാദിക്കുന്നു. മതം വിപുലീകരിപ്പിക്കാനുള്ള ദൈവത്തിൻറെ ആജ്ഞ ശിരസാൽ വഹിച്ച ഇബ്രാഹിമിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ ധിക്കരിക്കാൻ വെമ്പുന്ന സ്ത്രീയുടെ ഹൃദയം അവർ ഉയർത്തിക്കാട്ടുന്നു. സ്വർഗ-നരകങ്ങൾക്ക് അതീതമായി തങ്ങളിലെ സ്ത്രീത്വത്തെ മഹത്വവൽക്കരിക്കുന്ന ഈ സ്ത്രീ മനസ്സ്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 പരമ്പരാഗത ഇസ്ലാമിലെ സമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് സ്ത്രീ ചില അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടവളാണ്. ഈ വിദൂരതകൾക്ക് അപ്പുറത്തേക്ക് നീങ്ങാൻ പുരുഷ കേന്ദ്രീകൃതമായ മതം അവളെ അനുവദിക്കുന്നില്ല. സബിത, പക്ഷേ അതിരുകൾക്ക് അപ്പുറത്തേക്ക് ശ്രദ്ധ വായിപ്പിക്കുന്നു അവർ റഷീദിന്റെ ജീവിതത്തിലേക്ക് എന്നതുപോലെ ഇസ്ലാമിലേക്കും കടന്നു വന്നവളാണ്. ഈ കടന്നുവരവും മതം മാറ്റവും ഭൗതിക ജീവിതത്തിൽ അവളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ താൻ എത്തിച്ചേർന്ന പുതിയ ലോകത്തിൻറെ സവിശേഷതകൾ അന്ധകാരത്തിൽ എ, അന്ധകാരത്തിൽ എത്താൻ അവൾ വിശുദ്ധ കെണിയിൽ അകപ്പെടുന്നു. പുതിയ ഒരു ജീവിത കാലത്തിന് അനുസരിച്ച് നിന്നുകൊണ്ട് അതിലെ മൂല്യങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാനാണ് അവളുടെ ശ്രമം. ഈ അന്വേഷണത്തിൽ അവൾക്ക് കരുത്താകുന്നത് ഹാജിറും. ഹാജിറയും ആയിഷയുമാണ്. സൗദി അറേബ്യയിൽ രൂപപ്പെടുത്തിയ റഷീദുമൊത്തുള്ള തൻറെ ജീവിതത്തിൽ താൻ കടന്നുപോകുന്ന അനുഭവങ്ങളെ സബിത ഹാജിറയുടെയും ആയിഷ~ആയിഷയുടെയും ജീവിതാവസ്ഥകളോട് ബന്ധിപ്പിക്കുന്നു. മരുഭൂമിയിൽ തന്റെയും തന്റെ കുഞ്ഞിന്റെയും ജീവിതം

architect മാത്രമല്ല താൻ തന്നെയാണ് ചാരിത്രശുദ്ധി സംശയിക്കപ്പെട്ട ആയിഷ തന്നെയാണ് അബ്ദ് ആഹ് അബ് അബ്ദുൾമായി സ്വന്തം പേര് അപവാദ ചരടിനാൽ കോർത്തിണക്കപ്പെട്ട സബിതയും. ഇസ്ലാമിക ലോകത്ത് സ്ത്രീത്വത്തിന്റെ ഏറ്റവും മികച്ച രണ്ട് പോരാട്ട മാതൃകകളോടാണ് സബിത identify ചെയ്യുന്നത്. സ്വയം സ്ഥാപിച്ചെടുത്ത ഈ വ്യക്തി പൊരുത്തമാണ് താൻ എത്തിച്ചേർന്ന ജീവിത ദർശനത്തിലൂടെ മു മുൻ വിധികളില്ലാതെ, മുൻ വിധികളില്ലാതെ സഞ്ചരിക്കാനും സ്ത്രീ എന്ന നിലയിൽ തനിക്ക് ഈ വൃത്തി വൃത്തത്തിനകത്ത് ഇടമുണ്ടെന്ന് കണ്ടെത്താനും സബിതയെ സഹായിക്കുന്നത്. സബിതയുടെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും സമകാലിക ഇസ്ലാം തന്നിൽ ഏൽപ്പിച്ച ആഘാതങ്ങളും അവരുടെ ഒരു തിരിച്ച് പോക്കിലേക്ക് നയിച്ചിരുന്നു എങ്കിൽ തന്നെയും അത് സ്വാഭാവികമായെനെ. എന്നാൽ സബിത മറ്റൊരു തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത് അതോടെ ഇസ്ലാമിലെ അതിരുകൾ അക അതിരുകൾക്ക് അകത്തു തന്നെയായി അവരുടെ ഇടം.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

സന്തോഷവും വിശ്വാസത്തിൻറെ ഭാഗമാണ് കൊടു~കൊടുങ്കാറ്റിൽ വിശ്വാസം എന്ന ഇളം ചെടി ആടി ഉലയും പക്ഷേ അത് വൻ മരങ്ങളെ പോലെ കടപുഴകി വീഴുകയില്ല. സബിതയെ പോലെ ദുർബലമായ സസ്യങ്ങൾക്കും ഇസ്ലാം മതത്തിൽ സ്ഥാനമുണ്ട്. ഞാൻ എൻറെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, നന്ദി. നമസ്കാരം. hello നമസ്ക്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് lockdown നെ കുറിച്ചാ നമുക്ക് അറിയാം രണ്ട് വർഷം മുമ്പ് വരെ നമ്മൾ നേരിട്ടിരുന്ന വളരെ അധികം വലിയ ഒരു പ്രശ്‌നം ആയിരുന്നു ഈ lockdown എന്നത് corona യും അത് സംബന്ധമായ COVID-19 ഉം കാരണം ഇതായിക്കൊണ്ട് നമ്മൾ രണ്ട് വർഷക്കാലം തടങ്കലിൽ ആക്കപെട്ട പോലെ lockdown അനുഭവിച്ചു കഴിഞ്ഞവരാണ് എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോവുന്നത് ചൈനയിൽ COVID വലിയ രീതിയിൽ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 എന്താണ് ഇതിനുള്ള കാരണം എന്ന് നമ്മക്ക് പരിശോധിക്കാം വലിയ തോതിൽ പ്രശ്‌നം ഇല്ലാതിരുന്ന നമ്മക്ക് ഇടയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് വില്ലനായിക്കൊണ്ട് COVIDnineteen അന്നൊക്കെ ലോകം മുഴുവൻ അടച്ചു പൂട്ടി വീട്ടിൽ ഇരിക്കുകയായിരുന്ന ഒരവസ്ഥ ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കാം ലോകം മുഴുവൻ ഒരു പോലെ നിസ്സഹായരായിക്കൊണ്ട് വീട്ടിൽ തടങ്കലിൽ അടക്കപ്പെട്ടപോലെ ജീവിച്ചുപോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ രണ്ട് വർഷക്കാലം എന്ന് തന്നെ നമ്മക്ക് പറയാൻ സാധിക്കും ഇപ്പോളും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകമൊട്ടാകെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ചൈനയിൽ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തുമ്പോൾ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 കൃത്യമായ നിലയിൽ ചൈനയിലെ അവസ്ഥയെ കുറിച്ച് വിശകലം ചെയ്താൽ അവിടെ ഉള്ള hospital ഇൽ ഭൂരിഭാഗവും രോഗികൾ തിങ്ങി നിറഞ്ഞ ഒരവസ്ഥയാണ് ഇപ്പോഴും കാണപ്പെടുന്നത് മാത്രമല്ല leave നു പോയ doctor മാരെ തിരിച്ച് കൊണ്ടു വരാൻ അധികൃതർ ആവിശ്യപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് പോലും അവിടെ ആശുപത്രികളിൽ ആവിശ്യമായ മരുന്ന് ലഭിക്കാത്ത അവസ്ഥ ചൈനയിലൂടെ ഇന്നും കടന്ന് കൊണ്ട് പോയി നി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 അവരുടെ രാജ്യത്തെ കുറിച്ചുള്ള മോശം വാർത്തകൾ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം അവർ കൃത്യമായ കണക്കുകളൊന്നും പുറത്ത് വിടാറില്ല ഇതു പോലെ omicron വകഭേദമായ DSM നമ്മുടെ ഇന്ത്യയിലും മൂന്നിടങ്ങളിലായി സ്ഥിരീകരിച്ചു എന്ന് എന്ന ഞെട്ടിക്കുന്ന വാർത്ത ആണ് നമ്മൾ ഇതിനു മുന്നേ കേട്ടത് ഗുജറാത്ത് രണ്ടിടങ്ങളിലും ഒഡിഷ ഒരിടത്തും ആണ് അത് സ്ഥിരീകരിച്ചത് ഇന്ന് എല്ലാവരും ചിന്തിക്കുന്ന ത്പോലെ തന്നെ COVID ഒക്കെ അവസാനിച്ച് നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ച് വേരേണ്ടതാണ് എന്നാൽ ഇപ്പോൾ ചൈനയിൽ സംഭവിക്കാൻ കാരണം എന്തായിരിക്കും എന്ന കാര്യം നോക്കുമ്പോൾ ചൈനയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും വളരെ strict ആയ lockdown തന്നെ ആയിരുന്നു അവിടെ അഹ് നടപ്പാക്കിയത് എന്നിട്ടു പോലും ചൈനയിൽ നിയന്ത്രിക്കാൻ ആവാത്ത വിധം COVID-19 പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ് ആ ചൈനയിലെ ആ അവസ്ഥ കണ്ട് നമ്മൾ ഇന്ത്യക്കാരും പലതവണ അതിനെ നേരിടാനുള്ള ശ്രമങ്ങളും

എന്നിരുന്നാ തന്നെ ഇന്ത്യയിലും ഏർ അത് വ്യപകമായി പടർന്ന് പിടിച്ച് നമ്മളെയും രണ്ട്‌ വർഷക്കാലത്തോളം lockdown ലേക് നീങ്ങിയ ഒരവസ്ഥയായിരുന്നു എന്നാൽ ചൈനയെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ അതിനെ നേരിടാനുള്ള പ്രാപ്തി നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നത് വ വേറൊരു കാര്യം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

അത് കാരണം തന്നെ ഒരുപാട് പേർ ഏർ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും മേരി മെരുക്കാനുള്ള കാരണം അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു കെട്ടിടത്തിന് തീ പിടിച്ചപ്പോൾ അവിടേക്ക് ചെന്ന fire force കണ്ട കാഴ്ച എന്തെന്ന് വെച്ചാൽ ഒരു room ന് room ന്റെ പുറത്തെ build ഏർ build ചെയ്ത് വെച്ച അവസ്ഥ ആയിരുന്നു അത് കാരണം തന്നെ അവർക്ക് അതിനുള്ളിലേക്ക് കയറാനും ആളുകളെ രക്ഷിക്കാനും സാധിച്ചിട്ടില്ല അങ്ങനെ build ചെയ്ത് വെച്ച അവസ്ഥയിൽ ആയിരുന്നു അവിടത്തെ ആളുകളെ അവർ lockdown ഇൽ തടങ്കലിലാക്കപ്പെട്ടത് അത്രക്കും ക്രൂരമായ ഒരു system ആയിരുന്നു ആട നടപ്പാക്കി കൊണ്ട് പോയിരുന്നത് എന്ന് നമ്മക്ക് ഇതിൽ നിന്നു തന്നെ മനസിലാക്കാം ചൈനയിലെ ക്രൂരമായ lockdown ആളുകൾ രംഗത്ത് വരാൻ ആരംഭിച്ചു ഇതിനെതിരെ ആളുകൾ വളരെ അധികം രംഗത്ത് വന്നു മാത്രമല്ല lockdown ന് എതിരായി പ്രതിഷേധങ്ങൾ നടന്നു ഇതുമായി ബന്ധപ്പെട്ട് UN പോലും മനുഷ്യാവകാശ ലംഘനം എന്നോണം ഉയർത്തി കാണിച്ചു ഇതിനെതിരെ ഏർ എടുത്ത് ചർച്ച ചെയ്ത് നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി lockdown ചെറിയ തരത്തിലുള്ള ഇളവ് അവർ അനുവദി അനുവദിച്ചിരുന്നു എന്നാൽ വലിയ തോതിൽ ആളുകൾ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഇതു പോലെ തന്നെ വലിയ തോതിൽ ഉള്ള പ്രശ്നങ്ങൾ അവിടെ പടർന്ന് പിടിക്കാൻ തുടങ്ങി കൂടുതൽ COVID വ്യാപിക്കാനും ആളുകളിലേക്ക് ആശങ്ക പടർത്താനും ഇത് വളരെ അധികം വിനിയോഗിച്ചു എന്നാൽ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ vaccine എടുത്ത രാജ്യമേതാണെന്ന് ചോദിച്ചാൽ അതും ചൈന ആണ് എന്നിട്ടും എന്ത് കൊണ്ട് സംഭവിച്ചു എന്നത് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഉയർന്നു നിൽക്കുന്നതായി നമ്മുക്ക് കാണാം vaccine കണ്ടു പിടിച്ച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

പലരും സംശയിച്ചിട്ടുണ്ടാരുന്നു വലിയ തോതിൽ COVID-19 പുതിയ വകഭേദം കൂടി ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കയാണ് പുതിയ വകഭേദത്തെ നേരിടാനുള്ള ഒരു ശക്തിയും നമ്മൾ ഇന്ത്യക്കാർ ആയാലും നമ്മൾ ലോകമെമ്പാടായാലും ആ അതിന്നെ പ്രധിരോധിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതാണ്

ഏത് സമയത്ത് വേണെങ്കിലും പുതിയ വകഭേദങ്ങൾ വരാം എന്ന അതിനെ നേരിടാനുള്ള ഒരു ശക്തിയും നമ്മൾ ഏത് സമയത്തും നമുക്ക് വേണ്ടതാണ്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 പത്തിൽ ഒന്ന് പേർക്കും ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനെ പ്രധിരോധിക്കാൻ ആവിശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ നമുക്ക് വേണം ഇതിൽ നിന്ന് പറയാൻ ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഈ lockdown എതിരെ അല്ല ഈ corona ക്ക് എതിരെ നമ്മൾ നമ്മുടെ government ഇപ്പോൾ തന്നെപ്രതിരോധ ശക്തി പ്രതിരോധിക്കാനുള്ള മരുന്നായാലും പ്രധിരോധിക്കാനുള്ള കാര്യങ്ങൾ ആയാലും അതിന് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നത് വളരെ അധികം വ്യക്തമാണ് ഇപ്പോഴും അതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെ ചർച്ച ചെയ്‌തു കൊണ്ടിരിക്കുന്നു എന്നത് തന്നെ ആണ് നമ്മക്ക് ആശ്വസിപ്പിക്കാവുന്ന മറ്റൊരു കാര്യം വീണ്ടും lockdown വേണം mask നിർബന്ധമാക്കണം എന്നാണ്

എന്നിരുന്നാലും വേണ്ട രീതിയിൽ ഇതിനെതിരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേ പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും അതിനം അതിനെ പ്രധിരോധിക്കേണ്ടത് നമ്മുടെ government ഒക്കെ ആവശ്യവുമാണ് ആണ്

ആളുകളുടെ ഇടയിൽ അത് mask ആയാലും sanitizer ആയാലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും പൂർണ്ണമായി ആളുകളിലേക്ക് vaccine സംവ്രതായം എത്തിക്കാനും നമ്മുടെ

അതുകൊണ്ട് തന്നെ അതിനെ പ്രധിരോധിക്കാനുള്ള ശേഷി നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോൾ രൂപക്കെ രൂപപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ഒരുപാട് പേരിലേക്ക് COVID-19 വന്നുപോയിട്ടുണ്ടായിരിക്കാം പരിശോധിക്കാത്തവരായാലും പരിശോധിച്ചവരായാലും ഒരുപാട് പേരിലേക്ക് അത് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മൾ ശക്തി ആർജിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ

പൊതു ഇടങ്ങളിൽ പോകുമ്പോൾ mask ധരിച്ച് പോകാൻ നമ്മക് പ്രത്യേകം ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഈ സംസാരം നിർത്തുന്നു. നമസ്കാരം Hello

ങ്ഹാ എനിക്ക് സുഖമാണ്, ഇനി നമുക്ക് നമ്മുടെ അന്നോരിസം tour പോയതിനെക്കുറിച്ച് പറഞ്ഞാലോ

ങ്ഹാ, അന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു

എന്നിട്ട് നമ്മൾ അന്ന് എവിടേയ്ക്കായിരുന്നു പോകാൻ ഉദ്ദേശിച്ചിരുന്നത്? നമ്മൾ കോയിക്കോട്ടേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ വണ്ടിയിൽ എണ്ണ കുറവായത് കൊണ്ട് നമ്മൾ petrol pump ലോട്ട് കയറിയിരുന്നു അല്ലെ? ങ്ഹാ, അതെ. അൻപത്തിയഞ്ചിലായിരുന്നു petrol pump ഞങ്ങൾ കയറിയത്, അവിടത്തെ ഒരു ചങ്ങാതി ഏർ petrol അടിക്കാൻ, ഞങ്ങളുടെ വണ്ടിയിൽ അടിക്കേണ്ടത് diesel ആയിരുന്നു. പക്ഷെ അയാൾ petrol അടിച്ചു, അല്ലെ? ആ, അതെ. അത് അടിച്ചുകഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്.

നമ്മൾ ഏർ വണ്ടി അവരെ ഏൽപ്പിച്ച് നമ്മൾ അടുത്തുള്ള നമ്മുടെ മേമാന്റെ വീട്ടിലേക്ക് കുറച്ചു നേരത്തിന് പോയി. ഉം. നമ്മൾ എന്നിട്ട് എന്താ അവിടെ കുറച്ചുനേരം നിക്കാമെന്ന് കരുതി നിന്നപ്പോൾ, നമ്മൾ രണ്ട് മണിക്കൂറോളം അവിടെ നിന്നു അല്ലെ?

ആ അതെ, എന്നിട്ട് നമ്മൾ വണ്ടി ശരിയായി നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു.

ആ അതെ, അവരെ~അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ല. അറിയാതെ ചെയ്തതാണല്ലോ അല്ലെ

ഹും അപ്പോൾ നമ്മൾ അവിടെ നിന്നും പോന്ന് അണ്ണാൻതോടി, നാട്ടുകല്ല് അവിടുന്നൊക്കെ നമ്മൾ പോന്ന് ഏർ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ നിന്നു അല്ലേ? ആ, അതെ നമ്മൾ എല്ലാവരും hotel ലേക്ക് പോയി, hotel ൽ നിന്ന് നമ്മൾ എല്ലാവരും നമ്മൾ ബിരിയാണി ആണ് കഴിച്ചത്.

ങ്ഹാ. അതേ. ഞങ്ങൾ കുട്ടികളും പിന്നെ മാമനും ആണ് പോയിരുന്നത്. അമ്മായിയും കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ എന്നിട്ട് ബിരിയാണി കഴിച്ചു, കുറെ ബാക്കി ഒക്കെ ഉണ്ടായിരുന്നു, അത് പലരും share ചെയ്ത് കഴിച്ചു അല്ലേ?

ഉം. എന്നിട്ട് നമ്മൾ bill കൊടുത്തു പോന്നു, bill തോനെ ഉണ്ടായിരുന്നു. കാരണം കുറേപ്പേർ ഉണ്ടായിരുന്നു അല്ലേ? ആ അതെ, ഞങ്ങൾ കാറിൽ നിന്ന് കുറച്ചുനേരം വിശ്രമിച്ചിട്ടാണ് പിന്നെ പോയത്.

map നോക്കുന്നതിനിടക്ക് എന്താ നമുക്ക് വഴി തെറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അല്ലേ? അതേ. നമ്മൾ ഒരുപാട് ഗതികെട്ടു. കാരണം map നോക്കി പോയത് വേറെ എവിടെക്കൂടെയോ ആയിരുന്നു. എന്നിട്ട് നമ്മൾ കുറെ ശ്രമിച്ചിട്ട് നമ്മൾ beach ന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ അവിടെ stop ചെയ്ത്, ഒരു വേറെ ഒരു stop ലേക്കായിരുന്നു നമ്മൾ പോയിരുന്നത്, അത് ഒരു building ന്റെ ഒരു area ആയിരുന്നു, അവിടെ നമുക്ക് park ചെയ്യാൻ പറ്റില്ല, അവിടെ വേറെ ആണെന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിന്നും മടങ്ങിപ്പോയി അതെ, ആ building ൽ hotel ൽ താമസിക്കുന്നവർക്ക് മാത്രമേ അവിടെ park ചെയ്യാൻ പാടുകയുളളൂ. ങ്ഹാ. എന്നിട്ട് നമ്മൾ അവിടെ നിന്നും പോന്ന് വേറെ beach ലേക്ക് വരുന്നവർക്ക് മാത്രമായി car park ചെയ്യാനുളള സ്ഥലത്ത് നമ്മൾ~നമ്മൾ മുപ്പത് രൂപ കൊടുത്താണ് നമ്മൾ അവിടേക്ക് ചെന്നത് അല്ലേ? അതെ, അവിടെ കുറെ car കളും വണ്ടികളുമൊക്കെ ഉണ്ടായിരുന്നു, മുപ്പതു രൂപ കൊടുത്താണ് നമ്മൾ അവിടെ വണ്ടി ഏർ park ചെയ്തത്. എന്നിട്ട് നമ്മൾ വണ്ടി park ചെയ്തിട്ട് കുറച്ചുനേരം വിശ്രമിച്ചിട്ട് പോകാം എന്ന് കരുതി അവിടെ നമ്മൾ കുറച്ചുനേരം നിന്നു അല്ലെ? ആ അതെ, നമ്മൾ ഏർ അവിടേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ങ്ഹാ. അതുപോലെ തന്നെ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടിട്ട് കുറച്ചങ്ങ് നടന്നപ്പോൾ ആഹ് ഞങ്ങൾക്ക് ചായകുടിക്കാൻ സമയമായി, സമയം അപ്പോയെക്കും നാലുമണി ആയിരുന്നു അല്ലേ?

നമ്മൾ ചായയുടെ കൂടെ കടിയും കഴിച്ചിരുന്നു അല്ലെ

നമ്മൾ എന്നിട്ട് അവിടേന്ന് ഏർ കഴിഞ്ഞ് പോന്നപ്പോൾ നമ്മൾ car ലേക്ക് പോകാൻ കരുതിയപ്പോൾ പെട്ടന്ന് ചാറ്റൽ മഴ വന്നു അല്ലേ? അതെ, എന്നാലും നമ്മൾ ഏർ എങ്ങനെയൊക്കെയോ car ൽ കുറച്ച് സമയം കൊണ്ട് എത്തിച്ചേർന്നു. ഉം. അതിനിടെ ഞങ്ങൾ beach ലോട്ട് പോയി അവിടെ കുറെ നേരം കളിച്ചും ചിരിച്ചുമൊക്കെ നടന്നു അല്ലേ? അതെ നമ്മൾ രണ്ടാം പ്രാവശ്യം പോയപ്പോൾ രണ്ടുപേർ car ൽ തന്നെ ഇരുന്നു. ഉം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുനേരം കളിച്ചപ്പോൾ വല്ലതും കഴിക്കണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് പോയി ice cream മും അതുപോലെ തന്നെ ഷവർമയുമൊക്കെ വാങ്ങി തിന്നു അല്ലെ?

അതെ, ആറര ആയിരുന്നു സമയം, അതിൽ കടലിൽ നിന്ന് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ടു. ഉം. സൂര്യാസ്തമനം നമ്മൾ ആസ്വദിച്ചു കണ്ടുകൊണ്ട് നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെനിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്തു. അല്ലേ? അതെ, ഒന്നര മണിക്കൂർ

അതെ, അതിനുമുൻപ് നമുക്ക് board നോക്കി നമ്മുടെ വഴിയൊക്കെ തെറ്റി, ഒരു കാട്ടിനുള്ളിൽ കാടല്ല, ഒരു കാട് പോലെയുള്ള ഒരു സ്ഥലത്ത് എത്തി. നമ്മൾ എന്നിട്ടൊരു around area യിലാണ് രണ്ടുവട്ടം ചുറ്റിട്ടാണ് നമ്മുടെ യഥാർത്ഥ വഴിയിലോട്ട് എത്തിയത്. നല്ല ദേഷ്യം ഒക്കെ വന്നിരുന്നു എന്റെ മാമന്. കാരണം ഞാൻ ആയിരുന്നു map നോക്കിയിരുന്നത്. അതായ~അതുകൊണ്ടുതന്നെ ശരിക്കും നോക്കണമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം ദേഷ്യമെല്ലാം കേട്ടിരുന്നു. അതെ നമ്മൾ tour പോയപ്പോൾ ഒരുപാട് പേർ കരഞ്ഞു, എന്നാലും നമ്മുടെ tour നല്ല രസമായിരുന്നു. എല്ലാവരും പേടിച്ചിട്ട് വഴി തെറ്റുമ്പോൾ സമയം അപ്പോഴത്തേക്കും പതിനൊന്ന് മണിയോളമായിരുന്നു. അപ്പോൾ നമ്മൾ പേടിക്കും~പേടിച്ചിട്ട് ചെറിയ കുട്ടികൾ എല്ലാം പേടിച്ചുപോയി. അല്ലേ?